എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം
കോവിഡ്19 നെതിരെ നമ്മുടെ രാജ്യം എത്രമാത്രം ശക്തമായാണ് പൊരുതി ക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ
കഴിഞ്ഞ നൂറു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഹാമാരിയാണിത്
മാത്രമവുമല്ല ഈ മഹാമാരിയ്ക്കിടയിൽ തന്നെ ഭാരതം മറ്റനേകം പ്രകൃതി ദുരന്തങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്
ഇതിനിടയിൽ ചുഴലിക്കാറ്റ് അംഫാൻ വന്നു നിസർഗ വന്നു പല സംസ്ഥാനങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായി ചെറുതും വലുതുമായ ഭൂചലനങ്ങളും ഉണ്ടായി
ഇപ്പോൾ തന്നെ 10 ദിവസത്തിനിടയിൽ വീണ്ടും രണ്ടു വലിയ ചുഴലിക്കാറ്റുകളെ നമ്മൾ നേരിട്ടു
പടിഞ്ഞാറെ തീരത്ത് ടൌട്ടെയും കിഴക്കൻ തീരത്ത് യാസും
ഈ രണ്ട് ചുഴലിക്കാറ്റുകളും രാജ്യത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്
പല സംസ്ഥാനങ്ങളിലേയും ജനങ്ങൾ ഇവയ്ക്കെതിരെ അതിശക്തമായി പോരാടി
കുറഞ്ഞ മരണനിരക്ക് ഉറപ്പുവരുത്തി
കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതൽ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നുവെന്നത് നമുക്ക് കാണാനാവും
ഈ കഠിനവും അസാധാരണവുമായ പരിതസ്ഥിതിയിൽ ചുഴലിക്കാറ്റ് നാശംവിതച്ച സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ സാഹസത്തെ ഈ ദുരന്ത സമയത്ത് അതിനെ വളരെയധികം ധൈര്യത്തോടെ സംയമനത്തോടെ നേരിട്ടവരെ ഓരോരുത്തരെയും ഞാൻ ആദരപൂർവ്വം ഹൃദയപൂർവ്വം അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു
ഈ സമയത്ത് ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സംരക്ഷിക്കാനും മുന്നോട്ടുവന്ന എല്ലാ ആളുകളെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല
ഞാൻ അവർക്കെല്ലാം ആദരവർപ്പിക്കുന്നു
കേന്ദ്രം സംസ്ഥാനം തദ്ദേശഭരണ സമിതികൾ തുടങ്ങി എല്ലാവരും ഈ സമയത്ത് ഒറ്റക്കെട്ടായിനിന്ന് ഈ ആപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്
തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ ഞാൻ പങ്കുചേരുന്നു
ഈ വിപത്തിൽ പലതും നഷ്ടപ്പെട്ടവർക്ക് ഞങ്ങളുടെ ശക്തമായ പിന്തുണയുണ്ട്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ വെല്ലുവിളികൾ എത്രയേറെ വലുതാണോ ഭാരതത്തിന്റെ ദൃഢനിശ്ചയവും അത്രതന്നെ വലുതാണ്
രാജ്യത്തിന്റെ കൂട്ടായ്മ നമ്മുടെ സേവന മനോഭാവം ഇവ നമ്മുടെ നാടിനെ എല്ലാ കൊടുങ്കാറ്റുകളിൽ നിന്നും സംരക്ഷിച്ചിട്ടുണ്ട്
ഇപ്പോൾതന്നെ നമ്മുടെ ഡോക്ടർമാർ നഴ്സുമാർ കൂടാതെ മുൻനിര പോരാളികൾ ഇവരൊക്കെ സ്വന്തം ജീവനെ കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിച്ച് ജോലി ചെയ്യുന്നത് ഇപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്
ഇവരിൽ പലരും കൊറോണയുടെ രണ്ടാം വ്യാപനത്തിലും പൊരുതി നിൽക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചു
എന്നോട് പല ശ്രോതാക്കളും നമോ ആപ്പിൽ കൂടിയും കത്തിലൂടെയും ഈ പോരാളികളെ കുറിച്ചും സംസാരിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്
സുഹൃത്തുക്കളെ കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ഓക്സിജൻ ആവശ്യകത എത്രയോ ഇരട്ടി വർദ്ധിച്ചു
ആ സമയത്ത് മെഡിക്കൽ ഓക്സിജൻ രാജ്യത്തിന്റെ പല വിദൂര ഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്നത് വളരെ വലിയ വെല്ലുവിളി തന്നെയായിരുന്നു
ഓക്സിജൻ നിറച്ച ടാങ്ക് വളരെ വേഗതയിൽ ഓടിക്കുക എളുപ്പമല്ല
ചെറിയൊരു ശ്രദ്ധക്കുറവ് ഉണ്ടായാൽ പോലും സ്ഫോടനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വ്യാവസായിക ഓക്സിജൻ ഉണ്ടാക്കുന്ന ധാരാളം പ്ലാന്റുകൾ രാജ്യത്തിന്റെ കിഴക്കു ഭാഗങ്ങളിൽ ഉണ്ട്
മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഓക്സിജൻ എത്തിക്കാനും ഒരുപാട് ദിവസങ്ങളെടുക്കും
ഈ വെല്ലുവിളി നേരിടാൻ ഏറ്റവും വലിയ സഹായമായത് ക്രയോജനിക് ടാങ്കർ ഓടിക്കുന്ന ഡ്രൈവർമാർ ഓക്സിജൻ എക്സ്പ്രസ്സ് എയർഫോഴ്സ് എന്നിവയുടെ പൈലറ്റുമാർ ഒക്കെയാണ്
ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ യുദ്ധമുഖത്ത് എന്ന പോലെ ജോലി ചെയ്ത് ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിച്ചു
അങ്ങനെ ഒരു സുഹൃത്താണ് ഇന്ന് മൻ കി ബാത്തിൽ ആദ്യം പങ്കെടുക്കുന്നത്
യു പിയിലെ ജോൺപുർ നിവാസി ശ്രീ ദിനേശ് ഉപാധ്യായ
ദിനേശ് ജി നമസ്കാരം
നമസ്കാരം മോദിജി
ആദ്യം താങ്കൾ ഒന്ന് സ്വയം പരിചയപ്പെടുത്തൂ
എന്റെ പേര് ദിനേശ് ബാബുനാഥ് ഉപാദ്ധ്യായ
ഞാൻ ജോൺപുർ ജില്ലയിലെ ഹസൻപുർ എന്ന ഗ്രാമത്തിൽ താമസിക്കുന്നു സർ
ഉത്തർപ്രദേശിൽ അല്ലേ
അതേ സർ
എനിക്ക് അമ്മയേയും അച്ഛനേയും കൂടാതെ ഭാര്യയും രണ്ടു പെൺമക്കളും ഒരു മകനുമുണ്ട്
താങ്കൾ എന്താണ് ചെയ്യുന്നത്
ഞാൻ ഓക്സിജൻ ടാങ്കർ അതായത് ദ്രവീകൃത ഓക്സിഡൻ ടാങ്കർ ഓടിക്കുന്നു
മക്കളുടെ പഠനമൊക്കെ
നന്നായി നടക്കുന്നു സർ
ഓൺലൈൻ പഠനമാണല്ലോ
അതേ അതേ
ഇപ്പോൾ പെൺമക്കളുടെ സഹായത്താൽ ഞാനും ഓൺലൈനായി പഠിക്കുന്നു
17 വർഷത്തോളമായി ഞാൻ ഓക്സിജൻ ടാങ്കർ ഓടിക്കുന്നു
17 വർഷമായി ഓക്സിജൻ ടാങ്കർ ഓടിക്കുന്ന താങ്കൾ ഡ്രൈവർ മാത്രമല്ല ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ്
ഞങ്ങളുടെ ജോലി ആ തരത്തിലുള്ളതാണല്ലോ സർ
ഇനോക്സ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്
ഈ തരത്തിൽ ഓക്സിജൻ ഒരു സ്ഥലത്ത് എത്തിക്കുന്നത് ഞങ്ങൾക്ക് അതിയായ സന്തോഷം നൽകുന്നു
പക്ഷേ ഈ കൊറോണയുടെ കാലത്ത് താങ്കളുടെ ഉത്തരവാദിത്തം വർദ്ധിച്ചിരിക്കുകയാണല്ലോ
അതേ സർ
വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ താങ്കൾ എന്താണ് ചിന്തിക്കുന്നത് അതായത് മുൻപ് ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ എന്ത് ചിന്തയാണ് താങ്കളുടെ ഉള്ളിലുള്ളത് ഏറെ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമല്ലോ അല്ലേ കുടുംബത്തെ പറ്റിയുള്ള ചിന്തകൾ കൊറോണയെ കുറിച്ചുള്ള ആശങ്കകൾ ജനങ്ങളുടെ ജീവനെ കുറിച്ചുള്ള ആകുലതകൾ ഇതൊക്കെയല്ലേ താങ്കളുടെ മനസ്സിലൂടെ കടന്നുപോകുന്നത്
അങ്ങനെയല്ല സർ
ഈ തരത്തിലുള്ള ചിന്തകൾക്കുപരിയായി ഇത് എന്റെ കർത്തവ്യമാണ്
ഞാനീ ചെയ്യുന്നതു മൂലം ഒരാൾക്കെങ്കിലും ഓക്സിജൻ ലഭിച്ച് ജീവൻ നിലനിർത്താനായാൽ അത് എനിക്കേറെ അഭിമാനം നൽകുന്ന നിമിഷമാണ്
താങ്കളുടെ ആശയം വളരെ വ്യക്തമാണ്
ഈ സമയത്ത് താങ്കളെ പോലെയുള്ള ഒരു വ്യക്തി ചെയ്യുന്ന ജോലിയുടെ പ്രാധാന്യം ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്
ഇത് അവരുടെ കാഴ്ചപ്പാടുകളിൽ പ്രതിഫലിക്കുന്നുണ്ടോ
തീർച്ചയായും സർ
മുൻപൊക്കെ ട്രാഫ്ക് ജാമുകളിൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്
ഇപ്പോഴാകട്ടെ ഞങ്ങളെ സഹായിക്കുവാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങുന്നു
ഞങ്ങളുടെ മനസ്സിലാകട്ടെ എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ള ചിന്തയാണ് ഉള്ളത്
ഭക്ഷണം കിട്ടിയാലും ഇല്ലെങ്കിലും മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അത് വകവെയ്ക്കാതെ ആശുപത്രികളിൽ എത്തുമ്പോൾ അവിടെയുള്ള രോഗികളുടെ ബന്ധുക്കൾ രണ്ടു വിരലുകൾ കൊണ്ട് ഢ എന്നു കാണിക്കും
അതായത് വിക്ടറി വിജയം അല്ലേ
അതേ സർ തീർച്ചയായും
വീട്ടിലെത്തിയാൽ ഇതൊക്കെ മക്കളോട് പറയാറുണ്ടോ
അല്ല സർ
അവർ എന്റെ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്
ഞാൻ ഇനോക്സ് എയർ പ്രോഡക്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു
എട്ടോ ഒൻപതോ മാസം കൂടുമ്പോഴാണ് വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നത്
അപ്പോൾ മക്കളുമായി ഫോണിൽ സംസാരിക്കാറുണ്ടോ
ഉണ്ട് സർ
ഇടയ്ക്കിടെ
അച്ഛനെ കുറിച്ച് അവരുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണുള്ളത്
സർ ജോലി ശ്രദ്ധയോടെ ചെയ്യണം എന്നവർ പറയാറുണ്ട്
മൻഗാവിലും ഞങ്ങളുടെ കമ്പനിയുടെ ഓക്സിജൻ പ്ലാന്റ് ഉണ്ട്
കമ്പനി ജനങ്ങളെ ഏറെ സഹായിക്കുന്നു
എനിക്ക് വളരെ സന്തോഷമായി ശ്രീ ദിനേശ്
കൊറോണയ്ക്ക് എതിരായ ഈ യുദ്ധത്തിൽ ഓരോരുത്തരും എങ്ങനെ പങ്കെടുക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്
എട്ടോ ഒൻപതോ മാസം സ്വന്തം കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ കാണാതിരിക്കുക
ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്ന ചിന്തമാത്രം ഉള്ള മനസ്സുമായി കഴിയുക
തീർച്ചയായും അഭിമാനകരമായ കാര്യമാണിത്
ദിനേശ് ഉപാദ്ധ്യായയെ പോലെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്
തീർച്ചയായും സർ
നമ്മൾ കൊറോണയെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും
അതേ ശ്രീ ദിനേശ്
ഇതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യവും കരുത്തും
ഒരുപാട് ഒരുപാട് നന്ദി
താങ്കളുടെ മക്കൾക്ക് എന്റെ ആശംസകൾ
നന്ദി സർ നന്ദി
സുഹൃത്തുക്കളേ ഒരു ടാങ്കർ ഡ്രൈവർ ഓക്സിജനുമായി ആശുപത്രിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ ഈശ്വരൻ നിയോഗിച്ച ദൂതനായിട്ടാണ് ആളുകൾ കാണുന്നത്
എത്രമാത്രം ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണിത്
അതിൽ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും ഏറെയാണ്
സുഹൃത്തുക്കളേ വെല്ലുവിളികളുടെ ഈ സമയത്ത് ഓക്സിജൻ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ലഭ്യമാക്കുവാൻ ഭാരതീയ റെയിൽവേയും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്
ഓക്സിജൻ എക്സ്പ്രസ് ഓക്സിജൻ ടാങ്കറുകളേക്കാൾ വേഗത്തിലും കൂടിയ അളവിലും ഓക്സിജൻ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു
അമ്മമാർക്കും സഹോദരിമാർക്കും അഭിമാനം പകരുന്ന ഒരു കാര്യമുണ്ട്
ഈ ഓക്സിജൻ എക്സ്പ്രസ്സുകൾ ഓടിക്കുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്
അവർക്കു മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ഓരോ വനിതയ്ക്കും ഓരോ ഭാരതീയ പൌരനും അഭിമാനം പകരുന്ന കാര്യമാണിത്
മൻ കി ബാത്തിൽ ലോക്കോ പൈലറ്റായ ശിരിഷ ഗജ്നിയോട് നമുക്കിനി സംസാരിക്കാം
ശിരിഷാ ജി നമസ്തേ
നമസ്തേ സർ എങ്ങനെയുണ്ട്
ഞാൻ സുഖമായിരിക്കുന്നു
താങ്കൾ ലോക്കോ പൈലറ്റ് എന്ന നിലയിൽ ജോലി ചെയ്യുന്നു
മാത്രമല്ല ഓക്സിജൻ എക്സ്പ്രസ്സ് ഓടിക്കുന്നവരിൽ ഒരുപാട് വനിതകളുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്
വളരെ ഗൌരവപൂർണ്ണമായ ഒരു ജോലിയാണ് താങ്കൾ ഏറ്റെടുത്തിരിക്കുന്നത്
ഈ സമയത്ത് കൊറോണയ്ക്ക് എതിരായ യുദ്ധത്തിൽ താങ്കളെ പോലുള്ള വനിതകൾ രാജ്യത്തിന്റെ കരുത്തായി മാറുകയാണ്
ഞങ്ങൾക്കറിയേണ്ടത് ഇതിനുള്ള പ്രേരണ എവിടെ നിന്നാണ് ലഭിക്കുന്നത്
സർ എനിക്ക് പ്രേരണ പകരുന്നത് എന്റെ മാതാപിതാക്കളാണ്
എന്റെ അച്ഛൻ ഒരു സർക്കാർ ജീവനക്കാരനാണ്
എനിക്ക് രണ്ട് സഹോദരിമാരാണ് ഉള്ളത്
പക്ഷേ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾ പെൺകുട്ടികൾക്ക് ജോലി ചെയ്യാനുള്ള പ്രേരണ പകരുന്നു
എന്റെ ഒരു സഹോദരി ബാങ്കുദ്യോഗസ്ഥയാണ്
ഞാൻ റെയിൽവേയിലും
കൊള്ളാം ശിരിഷ
സാധാരണ സമയത്തും താങ്കൾ റെയിൽവേയിൽ ജോലി ചെയ്തിരുന്നു
സാധാരണ ട്രെയിൻ ഓടിച്ചിരുന്നു
എന്നാൽ ഇപ്പോൾ ഓക്സിജൻ കൊണ്ടുപോകുന്ന ട്രെയിനാണ് ഓടിക്കുന്നത്
സാധാരണ ഗുഡ്സ് ട്രെയിനിൽ നിന്നും വ്യത്യസ്തമായി ഓക്സിജൻ ട്രെയിൻ കൈകാര്യം ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടല്ലേ
എനിക്ക് ഇതിൽ സന്തോഷമാണുള്ളത്
സുരക്ഷയുടെ കാര്യത്തിൽ ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കണം
ഇതിന് റെയിൽവേയുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് ലഭിക്കുന്നു
125 കിലോമീറ്റർ ദൂരം ഒന്നര മണിക്കൂറു കൊണ്ടാണ് ഞങ്ങൾ ഓടിയെത്തുന്നത്
ഈ ഉത്തരവാദിത്തം ഞാൻ സന്തോഷത്തോടെ നിർവ്വഹിക്കുന്നു
വളരെ നല്ല കാര്യം
അഭിനന്ദനങ്ങൾ
താങ്കളുടെ മാതാപിതാക്കൾക്ക് പ്രണാമം
പ്രത്യേകിച്ചും മൂന്നു പെൺമക്കൾക്കും ഈ തരത്തിലുള്ള ജോലി നിർവ്വഹിക്കാനുള്ള പ്രേരണ നൽകുന്നതിന്
നിങ്ങൾ മൂന്നു സഹോദരിമാർക്കും പ്രണാമം
കാരണം നിങ്ങൾ പരിമിതികളെ മറികടന്ന് രാജ്യത്തിന് വേണ്ടി കടമ നിറവേറ്റുന്നു
ഒരുപാട് ഒരുപാട് നന്ദി
നന്ദി സർ
താങ്കളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാകണം
ഈശ്വരന്റെയും മാതാപിതാക്കളുടെയും അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴുമുണ്ടാകും
നന്ദി സർ
സുഹൃത്തുക്കളേ നമ്മൾ ഇപ്പോൾ ശ്രീമതി ശിരിഷയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു
അവരുടെ അനുഭവം പ്രചോദനം നൽകുന്നു
വാസ്തവത്തിൽ ഈ പോരാട്ടം വളരെ വലുതാണ് റെയിൽവേയെപ്പോലെ തന്നെ നമ്മുടെ രാജ്യത്തെ വെള്ളം കര ആകാശം എന്നീ മൂന്ന് മാർഗങ്ങളിലൂടെയും ഓക്സിജൻ എത്തുന്നു
ഒരുവശത്ത് ഒഴിഞ്ഞ ടാങ്കറുകൾ എയർഫോഴ്സ് വിമാനങ്ങൾ വഴി ഓക്സിജൻ പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്നു
മറുവശത്ത് പുതിയ ഓക്സിജൻ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനുള്ള ജോലികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്
അതേസമയം ഓക്സിജൻ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ക്രയോജനിക് ടാങ്കറുകൾ എന്നിവ വിദേശത്ത് നിന്ന് സ്വദേശത്തേക്ക് കൊണ്ടുവരുന്നു
വ്യോമസേനയും സൈന്യവും ഈ ഉദ്യമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു
ഡി ആർ ഡി ഒ പോലെയുള്ള സ്ഥാപനങ്ങളും ഇതുമായി സഹകരിക്കുന്നു
നമ്മുടെ ശാസ്ത്ര വ്യാവസായിക രംഗങ്ങളിലെ വിദഗ്ധരും സാങ്കേതിക വിദഗ്ധരും യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു
ഇവരുടെയെല്ലാം ജോലികളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ട്
അതുകൊണ്ടാണ് വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പട്നായിക് ജി നമ്മുടെ കൂടെ കൂടെ ചേരുന്നത്
ശ്രീ പട്നായക് ജയ്ഹിന്ദ്
ഗ്രൂപ്പ് ക്യാപ്റ്റൻ ജയ്ഹിന്ദ് സർ സാർ ഞാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ എ കെ പട്നായക് ആണ്
ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും സംസാരിക്കുന്നു
കൊറോണയുമായുള്ള യുദ്ധത്തിൽ പട്നായിക് ജി നിങ്ങൾ വളരെയധികം ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നു
ലോകത്തെല്ലായിടത്തുനിന്നും ടാങ്കറുകൾ ഇവിടെ എത്തിക്കുന്നു
ഒരു സൈനികൻ എന്ന നിലയിൽ നിങ്ങൾ മറ്റൊരു ജോലി എങ്ങനെ ചെയ്തുവെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു
ഒരാളെ കൊല്ലാൻ നിങ്ങൾ ഓടണം
ഇന്ന് നിങ്ങൾ ജീവൻ രക്ഷിക്കാൻ ഓടുകയാണ്
ഈ അനുഭവം എങ്ങനെയുണ്ട്
ഗ്രൂപ്പ് ക്യാപ്റ്റൻ സർ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ നാട്ടുകാരെ സഹായിക്കാനാകുക ഇത് ഞങ്ങൾക്ക് വളരെ ഭാഗ്യകരമായ ജോലിയാണ്
സർ ഞങ്ങൾക്ക് ലഭിച്ച ഏതൊരു ദൌത്യവും ഞങ്ങൾ വളരെ നല്ല നിലയിലാണ് ചെയ്യുന്നത്
ഞങ്ങളുടെ പരിശീലനവും അനുബന്ധ സേവനങ്ങളും വച്ച് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നു
തൊഴിൽ സംതൃപ്തി ആണ് ഏറ്റവും വലിയ കാര്യം സർ അത് വളരെ ഉയർന്ന തലത്തിലാണ് അതിനാലാണ് ഞങ്ങൾ തുടർച്ചയായ പ്രവർത്തനം നടത്തുന്നത്
ക്യാപ്റ്റൻ താങ്കൾക്ക് ഈ ദിവസങ്ങളിൽ നടത്തേണ്ടിയിരുന്ന പ്രയത്നങ്ങൾ അതും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യേണ്ടിവന്നു
ഈ ദിവസങ്ങൾ താങ്കൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു
ഗ്രൂപ്പ് ക്യാപ്റ്റൻ കഴിഞ്ഞ ഒരുമാസമായി ഞങ്ങൾ ആഭ്യന്തരവും അന്തർദേശീയവുമായ വിമാനത്താവളങ്ങളിൽ നിന്നും തുടർച്ചയായി ഓക്സിജൻ ടാങ്കറുകൾ ദ്രവീകൃത ഓക്സിജൻ കണ്ടെയ്നറുകൾ എന്നിവ കൊണ്ടുപോവുകയായിരുന്നു
ഏകദേശം 1600 ലധികം പറക്കലുകൾ വ്യോമസേന നടത്തി ഞങ്ങൾ 3000 ലധികം മണിക്കൂറുകൾ പറന്നു
160 ഓളം അന്താരാഷ്ട്ര ദൌത്യങ്ങൾ നടത്തി
രണ്ട് മുതൽ മൂന്ന് ദിവസം വരെ ആഭ്യന്തരമായി ഉപയോഗിക്കുന്ന എല്ലായിടത്തുനിന്നും ഓക്സിജൻ ടാങ്കറുകൾ എടുക്കുകയാണെങ്കിൽ രണ്ട് മുതൽ മൂന്നു മണിക്കൂറിനുള്ളിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും
അന്താരാഷ്ട്ര ദൌത്യത്തിലും 24 മണിക്കൂറിനുള്ളിൽ തുടർച്ചയായി പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും മുഴുവൻ ടാങ്കറുകൾ കൊണ്ടുവരുന്നതിലും രാജ്യത്തെ അതിവേഗം സഹായിക്കുന്നതിലും വ്യാപൃതരാണ് സർ
ക്യാപ്റ്റൻ നിങ്ങൾക്ക് അന്തർദേശീയതലത്തിൽ എവിടെയൊക്കെ പോകേണ്ടി വന്നു
ഗ്രൂപ്പ് ക്യാപ്റ്റൻ സർ ഹ്രസ്വ അറിയിപ്പിൽ ഞങ്ങൾക്ക് സിംഗപ്പൂർ ദുബായ് ബെൽജിയം ജർമ്മനി യു
കെ തുടങ്ങിയ ഇടങ്ങളിലേക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ വിവിധ വിമാനങ്ങളിൽ പോകേണ്ടി വന്നു സർ
ഐ എൽ 76 സി 17 തുടങ്ങിയ വിമാനങ്ങൾ
ഞങ്ങളുടെ ചിട്ടയായ പരിശീലനവും അച്ചടക്കവും കാരണം സമയബന്ധിതമായി ഇവയെല്ലാം ചെയ്യാനായി സർ
നോക്കൂ ഈ കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ നമ്മുടെ എല്ലാ സൈനികരും ഏർപ്പെട്ടിരിക്കുന്നതിൽ രാജ്യം അഭിമാനിക്കുന്നു
അതും ജലം കര ആകാശം എന്നിവിടങ്ങളിലായി
ക്യാപ്റ്റൻ നിങ്ങളും വളരെ വലിയ ഉത്തരവാദിത്തമാണ് വഹിച്ചിട്ടുള്ളത്
അതിനാൽ ഞാൻ നിങ്ങളെയും അഭിനന്ദിക്കുന്നു
ഗ്രൂപ്പ് ക്യാപ്റ്റൻ സർ ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും മികച്ച ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു
എന്റെ മകളും എന്നോടൊപ്പം ഉണ്ട് സർ അദിതി
വളരെ സന്തോഷം
നമസ്കാരം മോദിജീ
നമസ്കാരം മോളെ നമസ്കാരം
അദിതി എത്ര വയസ്സായി
എനിക്ക് 12 വയസ്സായി ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു
അപ്പോൾ ഈ ഡാഡി യൂണിഫോമിൽ പുറത്തിറങ്ങുന്നു
അതെ എനിക്ക് അതിൽ അഭിമാനം തോന്നുന്നു
ഇത്തരമൊരു സുപ്രധാന ജോലി അദ്ദേഹം ചെയ്യുന്നുവെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു
കൊറോണയാൽ വേദന അനുഭവിക്കുന്ന ആളുകളെ വളരെയധികം സഹായിക്കുകയും നിരവധി രാജ്യങ്ങളിൽ നിന്ന് ഓക്സിജൻ ടാങ്കറുകൾ കൊണ്ടു വരികയും ചെയ്യുന്നു കണ്ടെയ്നറുകളും കൊണ്ടുവരുന്നു
പക്ഷേ മകൾക്ക് അച്ഛനെ ഒരുപാട് മിസ്സ് ചെയ്യും അല്ലേ
അതെ ഞാൻ അദ്ദേഹത്തെ വളരെയധികം മിസ്സ് ചെയ്യും
ഈയിടെയായി വീട്ടിലും അധികം ഉണ്ടാവാറില്ല കാരണം ഇത്രയധികം ഇന്റർനാഷണൽ വിമാനങ്ങളിൽ പോകേണ്ടതുണ്ട് കൂടാതെ കണ്ടെയ്നറുകളും ടാങ്കറുകളും അതിന്റെ ഉല്പാദനശാല വരെ എത്തിക്കണം
എന്നാലല്ലേ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കു
ഓ അപ്പോൾ മോളെ ഓക്സിജൻ കാരണം ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഈ ജോലിയെക്കുറിച്ച് ഇപ്പോ എല്ലാ വീടുകളുടെയും ആൾക്കാർ അറിഞ്ഞു തുടങ്ങി
അദിതിയുടെ അച്ഛൻ എല്ലാവർക്കും ഓക്സിജൻ കൊടുക്കുന്ന സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സുഹൃത്തുക്കൾ അറിയുമ്പോൾ വളരെയധികം ആദരവ് ലഭിക്കുന്നുണ്ടാകും അല്ലേ
അതെ എന്റെ എല്ലാ ഫ്രണ്ട്സും പറയാറുണ്ട് നിന്റെ അച്ഛൻ എത്ര വലിയ കാര്യമാണ് ചെയ്യുന്നത് അവർക്കെല്ലാം അഭിമാനം തോന്നുന്നുണ്ട് അത് കാണുമ്പോൾ എനിക്കും അഭിമാനം തോന്നുന്നു മാത്രമല്ല എന്റെ കുടുംബം മുഴുവൻ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മൂമ്മയും എല്ലാവരും അച്ഛനെ കുറിച്ചോർത്ത് അഭിമാനിക്കുന്നു
എന്റെ അമ്മ ഡോക്ടറാണ്
അമ്മയും രാവും പകലുമില്ലാതെ ജോലി ചെയ്യുന്നു മുഴുവൻ സേനയും എന്റെ അച്ഛന്റെ സ്ക്വാഡിലെ സൈനികരും എല്ലാവരും വളരെയധികം ജോലി ചെയ്യുന്നു
എനിക്ക് വിശ്വാസമുണ്ട് എല്ലാവരുടെയും പ്രയത്നംകൊണ്ട് ഒരുദിവസം കൊറോണയുടെ യുദ്ധം നമ്മൾ തീർച്ചയായും ജയിക്കും
പെൺകുട്ടികൾ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ സരസ്വതി വിളയാടുന്നു എന്നാണ് പറയാറുള്ളത്
ഇങ്ങനെ അദിതി പറയുകയാണെങ്കിൽ തീർച്ചയായും അത് ഈശ്വരന്റെ വാക്കുകൾ തന്നെയാണ്
ഇപ്പോൾ ഓൺലൈൻ പഠനം അല്ലെ നടക്കുന്നത്
അതെ ഇപ്പോൾ എവിടെയും ഓൺലൈൻ ക്ലാസ്സ് ആണ് നടക്കുന്നത്
അത് മാത്രമല്ല ഞങ്ങൾ വീട്ടിൽ എല്ലാ മുൻകരുതലുകളും എടുക്കുന്നു
പുറത്തേക്കെങ്ങാനും പോകേണ്ടി വന്നാൽ ഡബിൾ മാസ്ക് ധരിച്ച് എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ച് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നു
ശരി മോളെ നിന്റെ വിനോദങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാമാണ് നിനക്ക് ഇഷ്ടം
ഞാൻ നീന്തലിലും ബാസ്കറ്റ്ബോളിലും തല്പരയാണ്
അതാണ് എന്റെ ഹോബി
എന്നാൽ ഇപ്പോഴത് കുറച്ചുസമയത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്
എന്നാൽ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് എനിക്ക് ബേക്കിംഗിലും പാചകത്തിലുമാണ് കൂടുതൽ അഭിരുചി
എന്നിട്ട് അച്ഛൻ എല്ലാ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കുക്കിസും കേക്കും ഉണ്ടാക്കി കൊടുക്കുന്നു
വളരെ നല്ലത്
ശരി മോളെ വളരെക്കാലത്തിനുശേഷം പപ്പയ്ക്കൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചു
ക്യാപ്റ്റൻ ഞാൻ നിങ്ങളെ വളരെയധികം അഭിനന്ദിക്കുന്നു
ഞാൻ പറയുമ്പോൾ നിങ്ങളോട് മാത്രമല്ല നമ്മുടെ എല്ലാ സേനകളോടും കരനാവികവ്യോമസേന എല്ലാവരേയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു
ഒരുപാട് നന്ദി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പട്നായക്
ഗ്രൂപ്പ് ക്യാപ്റ്റൻ നന്ദി സാർ
സുഹൃത്തുക്കളേ ഈ ജവാൻമാർ ചെയ്യുന്ന പ്രവർത്തനത്തിന് രാജ്യം അവരെ അഭിവാദ്യം ചെയ്യുന്നു
അതുപോലെ ദശലക്ഷക്കണക്കിന് ആളുകൾ രാവും പകലും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
അവർ ചെയ്യുന്ന ജോലി അവരുടെ പതിവ് ജോലിയുടെ ഭാഗമല്ല
100 വർഷത്തിനു ശേഷമാണ് ഇത്തരമൊരു ദുരന്തം ലോകത്തെ ബാധിച്ചത്
ഒരു നൂറ്റാണ്ടിനുശേഷം ഇത്രയും വലിയ പ്രതിസന്ധി
അതിനാൽ ആർക്കും ഇതിൽ അനുഭവജ്ഞാനം ഉണ്ടായിരുന്നില്ല
ഈ സേവനത്തിന് പിന്നിൽ ആത്മാർത്ഥതയും നിശ്ചയദാർഢ്യവുമാണ്
ഇതിനാലാണ് മുമ്പൊരിക്കലും ഏറ്റെടുക്കാത്ത ദൌത്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചത്
നിങ്ങൾക്ക് അറിയാമായിരിക്കും സാധാരണ ദിവസങ്ങളിൽ ഇവിടെ 900 മെട്രിക് ടൺ ദ്രാവക മെഡിക്കൽ ഓക്സിജൻ ഉത്പാദിപ്പിച്ചിരുന്നു
ഇപ്പോൾ ഇത് പ്രതിദിനം 10 മടങ്ങ് കൂടുതൽ വർദ്ധിച്ച് 9500 ടൺ ഉത്പാദിപ്പിക്കുന്നു
നമ്മുടെ പോരാളികൾ ഈ ഓക്സിജനെ രാജ്യത്തിന്റെ വിദൂര കോണുകളിലേക്ക് എത്തിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ ഓക്സിജൻ എത്തിക്കാൻ രാജ്യത്ത് വളരെയധികം ശ്രമങ്ങൾ നടക്കുന്നു എത്രയോ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു
ഒരു പൌരനെന്ന നിലയിൽ ഈ കാര്യങ്ങൾ നിർവ്വഹിക്കുന്നു
ഒരു കൂട്ടായ്മയുടെ ഭാഗമെന്ന നിലയിൽ ഓരോരുത്തരും അവരുടെ കടമ പൂർത്തീകരിക്കുന്നു
ബാംഗ്ലൂരിലുള്ള ശ്രീമതി ഊർമ്മിള ലാബ് ടെക്നീഷ്യനായ അവരുടെ ഭർത്താവ് കടുത്ത വെല്ലുവിളികൾക്കിടയിൽ ലാബിലെ ജോലി തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നറിയിച്ചിട്ടുണ്ട്
സുഹൃത്തുക്കളെ കൊറോണയുടെ തുടക്കത്തിൽ രാജ്യത്ത് ഒരു ടെസ്റ്റിംഗ് ലാബ് ആണ് ഉണ്ടായിരുന്നത്
എന്നാൽ ഇന്ന് രണ്ടായിരത്തിലധികം ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട്
തുടക്കത്തിൽ ഒരു ദിവസം 100 ടെസ്റ്റുകൾ വരെയാണ് നടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ 20 ലക്ഷത്തിലധികം ടെസ്റ്റുകൾ നടക്കുന്നു
രാജ്യത്ത് ഇതുവരെ 33 കോടിയിലധികം സാമ്പിളുകൾ പരിശോധിച്ചു
ഈ വലിയ ജോലി ഈ സുഹൃത്തുക്കളിലൂടെ മാത്രമാണ് സാധ്യമായത്
ധാരാളം മുൻനിര പ്രവർത്തകർ സാമ്പിൾ കളക്ഷൻ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്
രോഗബാധിതരായ രോഗികൾക്കിടയിൽ പോയി അവരുടെ സാമ്പിൾ എടുക്കുക എന്നത് വളരെ വലിയ സേവനമാണ്
സ്വയം പരിരക്ഷിക്കാൻ ഇവർക്ക് ശക്തമായ ചൂടിൽ പോലും പി പി ഇ കിറ്റുകൾ തുടർച്ചയായി ധരിക്കേണ്ടതായി വരുന്നു
ഇതിനുശേഷം സാംപിളുകൾ ലാബിൽ എത്തിക്കുന്നു
നിങ്ങളുടെ നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ലാബ്െടക്നീഷ്യന്മാരെ കുറിച്ചും പരാമർശിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു
അവരുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ധാരാളം കാര്യങ്ങൾ അറിയാനാകും
അതിനാൽ ഡൽഹിയിൽ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന ശ്രീ പ്രകാശ് കാണ്ട്പാലുമായി നമുക്ക് സംസാരിക്കാം
പ്രകാശ് ജി നമസ്കാരം
നമസ്കാരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ജി
ശ്രീ പ്രകാശ് മൻ കി ബാത്തിന്റെ ശ്രോതാക്കളോട് ആദ്യം നിങ്ങളെക്കുറിച്ച് പറയുക
എത്ര നാളായി നിങ്ങൾ ഇത് ചെയ്യുന്നു കൊറോണയുടെ സമയത്ത് നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു കാരണം രാജ്യത്തെ ജനങ്ങൾ ടെലിവിഷനിൽ താങ്കളെ ഈ രീതിയിൽ കാണുന്നില്ല അല്ലെങ്കിൽ പത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല
എപ്പോഴും ഒരു മുനിയെപ്പോലെ ലാബിൽ പ്രവർത്തിക്കുന്നു
അതിനാൽ നിങ്ങൾ പറയുമ്പോൾ രാജ്യത്ത് ഈ ജോലി എങ്ങനെ നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കും
ഡൽഹി സർക്കാരിന്റെ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആന്റ് ബിലിയറി സയൻസസ് എന്ന ആശുപത്രിയിൽ കഴിഞ്ഞ 10 വർഷമായി ഞാൻ ഒരു ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നു
ആരോഗ്യമേഖലയിലുള്ള എന്റെ അനുഭവം 22 വർഷമാണ്
ഐ എൽ ബി എസിന് മുമ്പുതന്നെ അപ്പോളോ ഹോസ്പിറ്റൽ രാജീവ് ഗാന്ധി കാൻസർ ഹോസ്പിറ്റൽ റോട്ടറി ദില്ലിയിലെ ബ്ലഡ് ബാങ്ക് തുടങ്ങിയ പ്രശസ്ത സ്ഥാപനങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്
എന്നാൽ കഴിഞ്ഞ വർഷം 2020 ഏപ്രിൽ ഒന്നു മുതൽ ഐ എൽ ബി എസിന്റെ വൈറോളജി ഡിപ്പാർട്ട്മെന്റിലെ കോവിഡ് ടെസ്റ്റിംഗ് ലാബിൽ പ്രവർത്തിക്കുന്നു
കോവിഡ് പകർച്ചവ്യാധിയിൽ ആരോഗ്യസംബന്ധിയായ എല്ലാ സ്ഥാപനങ്ങളിലും വളരെയധികം സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് നിസംശയം പറയാം
എന്നാൽ രാജ്യത്തെ മനുഷ്യസമൂഹം നമ്മിൽ നിന്ന് കൂടുതൽ സഹകരണവും സാമ്പത്തിക പിന്തുണയും കൂടുതൽ സേവനവും പ്രതീക്ഷിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പോരാട്ടത്തിന്റെ ആവശ്യകത ഞാൻ വ്യക്തിപരമായി തിരിച്ചറിയുന്നത്
സർ രാജ്യം മനുഷ്യത്വം സമൂഹം എല്ലാം നാമ്മളിൽ നിന്ന് കൂടുതൽ ഉത്തരവാദിത്വം കഴിവ് ഒക്കെ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുമ്പോൾ അതിന് അനുസൃതമായി നമുക്ക് പോകാൻ കഴിയുമ്പോൾ ഒരു തുള്ളി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയൊരു അവസരമായി ഞാൻ കരുതുന്നു
അത് യാഥാർത്ഥ്യമാകുമ്പോൾ അഭിമാനം തോന്നുന്നു
ചില സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുമ്പോഴും അവർ ഭയപ്പെടുമ്പോഴോ ഞാൻ ഓർക്കുന്നത് കുടുംബത്തിൽ നിന്ന് അകലെ അതിർത്തികളിൽ വിചിത്രവും അസാധാരണവുമായ സാഹചര്യങ്ങളിൽ എല്ലായ്പ്പോഴും രാജ്യത്തെ സംരക്ഷിക്കുന്ന നമ്മുടെ രാജ്യത്തെ സൈനികരെ കുറിച്ചാണ്
അവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ജോലി വളരെ ചെറുതാണ് അതിനാൽ എന്റെ കുടുംബവും ഇക്കാര്യം മനസിലാക്കുന്നു ഒരുതരത്തിൽ അവരും എന്നോട് സഹകരിക്കുന്നു
മാത്രമല്ല ഈ ദുരന്തത്തിൽ എല്ലാ കാര്യത്തിലും അവർ തുല്യമായി സഹകരിക്കുകയും ചെയ്യുന്നു
ശ്രീ പ്രകാശ് ഒരുവശത്ത് എല്ലാവരോടും അകലം പാലിക്കാനും കൊറോണയിൽ മറ്റുള്ളവരുമായി അകലം പാലിക്കാനും സർക്കാർ പറയുന്നു
എന്നാൽ നിങ്ങൾ കൊറോണ വൈറസിന്റെ ഇടയിലാണ് ജീവിക്കുന്നത്
അതിന്റെ അടുത്തേക്ക് പോകേണ്ടി വരുന്നു
അതിനാൽ ഇത് ഒരു ജീവൻ അപകടപ്പെടുത്തുന്ന കാര്യമാണ്
കുടുംബം വിഷമിക്കുന്നത് വളരെ സ്വാഭാവികമാണ്
എന്നാൽ ലാബ് ടെക്നീഷ്യന്റെ ജോലിയിൽ ഇത് സാധാരണമാണ്
ഈയൊരു പകർച്ചവ്യാധി സാഹചര്യത്തിൽ മറ്റൊന്നുണ്ട് നിങ്ങളുടെ ജോലി സമയം വളരെയധികം വർദ്ധിച്ചിരിക്കണം
രാത്രിയോളം ലാബിൽ തുടരേണ്ടി വരുന്നുണ്ടാകും
നിങ്ങളുടെ സുരക്ഷയ്ക്കു വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇല്ലേ
തീർച്ചയായും ഉണ്ട് സാർ
നമ്മുടെ ഐ എൽ പി എസ് ലാബ് ഡബ്ലിയു എച്ച് ഒ യുടെ അംഗീകാരം ലഭിച്ചതാണ്
അതിനാൽ എല്ലാ പ്രോട്ടോക്കോളുകളും അന്താരാഷ്ട്ര നിലവാരമുള്ളതാണ്
ഞങ്ങളുടെ വസ്ത്രം ത്രിതലമാണ് അത് ധരിച്ചാണ് ഞങ്ങൾ ഞങ്ങൾ ലാബിലേക്ക് പോകുന്നത്
അവയെ ലേബൽ ചെയ്യുന്നതിനും പരിശോധിക്കുന്നതിനും ഒരു സമ്പൂർണ്ണ പ്രോട്ടോക്കോൾ ഉണ്ട്
അതിനാൽ സർ എന്റെ കുടുംബവും എന്റെ പരിചയക്കാരും രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നത് ദൈവാനുഗ്രഹം കൂടിയാണ്
അതിൽ ഒരുകാര്യമുണ്ട് നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കുകയും സംയമനം പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാം
പ്രകാശ് ജി നിങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ ഒരുവർഷമായി ലാബിൽ ഇരുന്നു വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു
വളരെയധികം ആളുകളെ രക്ഷിക്കാൻ പ്രയത്നിക്കുന്നു
എന്നാൽ ഇന്നാണ് രാജ്യം നിങ്ങളെ അറിയുന്നത്
അപ്പോൾ പ്രകാശ് ജി നിങ്ങളിലൂടെ നിങ്ങളുടെ വിഭാഗത്തിലെ എല്ലാ കൂട്ടാളികൾക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു
ദേശവാസികൾക്കുവേണ്ടിയും ഞാൻ നന്ദി പറയുന്നു
നിങ്ങൾ ആരോഗ്യത്തോടെ തുടരുക നിങ്ങളുടെ കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കട്ടെ
എന്റെ എല്ലാ വിധ ഭാവുകങ്ങളും
നന്ദി പ്രധാനമന്ത്രി ജി
എനിക്ക് ഈ അവസരം നൽകിയതിന് ഞാൻ താങ്കളോട് വളരെ നന്ദിയുള്ളവനാണ്
നന്ദി ശ്രീ പ്രകാശ്
സുഹൃത്തുക്കളേ ഞാൻ ശ്രീ പ്രകാശുമായി സംസാരിച്ചു
അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ആയിരക്കണക്കിന് ലാബ് ടെക്നീഷ്യൻമാർ രാജ്യത്തെ സേവിക്കുന്നതിന്റെ സുഗന്ധം നമ്മിലേക്ക് എത്തിച്ചേരുന്നു
ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലെ സേവനം ചെയ്യുന്നു
ഇവരിലൂടെ നാമെല്ലാവരും നമ്മുടെ ഉത്തരവാദിത്തവും തിരിച്ചറിയുന്നു
ശ്രീ പ്രകാശിനെ പോലുള്ള നമ്മുടെ പൌരന്മാർ എത്രത്തോളം കഠിനാധ്വാനവും അർപ്പണബോധവും പുലർത്തുന്നോ ആ ആത്മാർത്ഥമായുള്ള അവരുടെ സഹകരണം കൊറോണയെ പരാജയപ്പെടുത്തുന്നതിൽ നമ്മെ വളരെയധികം സഹായിക്കും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ ഇതുവരെ നമ്മൾ കൊറോണ പോരാളികളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്
കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ അവരുടെ സമർപ്പണ ബോധവും കഠിനാധ്വാനവും നമ്മൾ കണ്ടു
എന്നാൽ ഈ പോരാട്ടത്തിൽ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലെയും നിരവധി പോരാളികൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നു
നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയ പ്രതിസന്ധിയുണ്ടായി
രാജ്യത്തെ എല്ലാ മേഖലകളിലും അതിന്റെ സ്വാധീനം ഉണ്ടായി
ഈ ആക്രമണത്തിൽ നിന്ന് കാർഷിക മേഖല ഒരു പരിധി വരെ സ്വയം സംരക്ഷിച്ചു
സുരക്ഷിതമായി സൂക്ഷിക്കുക മാത്രമല്ല അതിലും വലുതായി പുരോഗമിക്കുകയും ചെയ്യുന്നു
ഈ പകർച്ചവ്യാധിയിൽ പോലും നമ്മുടെ കൃഷിക്കാർ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ കൃഷിക്കാർ റെക്കോർഡ് ഉൽപ്പാദനം നടത്തി
ഇത്തവണ റെക്കോർഡ് വിളകളാണ് ലഭിച്ചിട്ടുള്ളത്
ഇത്തവണ പലയിടത്തും കടുക് കർഷകർക്ക് എം എസ് പിയെക്കാൾ കൂടുതൽ വില ലഭിച്ചു
റെക്കോർഡ് ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ കൂടെയാണ് നമ്മുടെ രാജ്യത്തിന് ഓരോ പൌരനും പിന്തുണ നൽകാൻ കഴിയുന്നത്
ഇന്ന് ഈ വിഷമഘട്ടത്തിൽ 80 കോടി ദരിദ്രർക്ക് സൌജന്യറേഷൻ നൽകുന്നു
കാരണം പാവപ്പെട്ടവന്റെ വീട്ടിൽ അടുപ്പ് കത്താത്ത ഒരു ദിവസം പോലും ഉണ്ടാകരുത്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ ഇന്ന് മെയ് 30 ന് മൻ കി ബാത്തിൽ സംസാരിക്കുമ്പോൾ യാദൃശ്ചികമായി ഇത് സർക്കാറിന്റെ ഏഴു വർഷം പൂർത്തിയായ സമയം കൂടിയാണ്
ഈ വർഷങ്ങളിലെല്ലാം എല്ലാവരുടേയും ഒപ്പം എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും വിശ്വാസം എന്ന മന്ത്രം രാജ്യം പിന്തുടരുന്നു
രാജ്യസേവനത്തിൽ ഓരോ നിമിഷവും നാമെല്ലാവരും അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട്
നിരവധി സഹപ്രവർത്തകർ എനിക്ക് കത്തയച്ചിട്ടുണ്ട്
ഒപ്പം ഏഴു വർഷത്തെ ഞങ്ങളുടെ ഈ പൊതു യാത്രയെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു
സുഹൃത്തുക്കളെ ഈ ഏഴു വർഷങ്ങളിൽ നേടിയതെന്തും അത് രാജ്യത്തിന്റേതാണ് ദേശവാസികളുടെതാണ്
ഈ വർഷങ്ങളിൽ ദേശീയ അഭിമാനത്തിന്റെ നിരവധി നിമിഷങ്ങൾ നമ്മൾ ഒരുമിച്ച് അനുഭവിച്ചിട്ടുണ്ട്
ഇന്ത്യ പ്രവർത്തിക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ ഇംഗിതമനുസരിച്ചോ അവരുടെ സമ്മർദ്ദത്തിലോ അല്ല എന്ന് കാണുമ്പോൾ അഭിമാനം തോന്നുന്നു
നമുക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്ക് ഇന്ത്യ ഇപ്പോൾ ഉചിതമായ മറുപടി നൽകുന്നുവെന്ന് കാണുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂടുതൽ വളരുന്നു
നമ്മുടെ സേനയുടെ ശക്തി വർദ്ധിക്കുമ്പോൾ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യാത്തപ്പോൾ അതെ നമ്മൾ ശരിയായ പാതയിലാണെന്ന് തോന്നുന്നു
സുഹൃത്തുക്കളെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും നിരവധി ദേശവാസികളുടെ സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കുന്നു
70 വർഷത്തിനുശേഷം ആദ്യമായി ഗ്രാമത്തിൽ വൈദ്യുതി എത്തിച്ചേർന്നതിന് എത്രപേർ രാജ്യത്തിന് നന്ദി പറയുന്നു
അവരുടെ ആൺമക്കളും പെൺമക്കളും വെളിച്ചത്തിലും ഫാനിന്റെ ചോട്ടിലും ഇരുന്നു പഠിക്കുന്നു
ഞങ്ങളുടെ ഗ്രാമവും ഒരു റോഡുമായി നഗരത്തിൽ ചേർന്നുവെന്ന് എത്രപേർ പറയുന്നു
റോഡ് നിർമ്മിച്ചതിനുശേഷം ആദ്യമായി അവരും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ചേർന്നുവെന്ന് ഒരു ഗോത്ര പ്രദേശത്തെ ചില സഹപ്രവർത്തകർ എനിക്ക് ഒരു സന്ദേശം അയച്ചതായി ഞാൻ ഓർക്കുന്നു
അതുപോലെ ആരെങ്കിലും ഒരു ബാങ്ക് അക്കൌണ്ട് തുറക്കുന്നതിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നുവെങ്കിൽ വ്യത്യസ്ത പദ്ധതികളുടെ സഹായത്തോടെ ആരെങ്കിലും ഒരു പുതിയ ജോലി ആരംഭിക്കുമ്പോൾ ആ സന്തോഷത്തിലും എന്നെ ക്ഷണിക്കുന്നു
പ്രധാൻ മന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ വീട് സ്വീകരിച്ച ശേഷം വീടിന്റെ പ്രവേശന ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് എനിക്ക് എത്ര ക്ഷണങ്ങൾ ലഭിക്കുന്നു
ഈ ഏഴ് വർഷങ്ങളിൽ അത്തരം ദശലക്ഷക്കണക്കിന് സന്തോഷ അവസരങ്ങളിൽ ഞാൻ പങ്കാളിയായി
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കുടുംബം വാട്ടർ ലൈഫ് മിഷനു കീഴിൽ വീട്ടിൽ സ്ഥാപിച്ച വാട്ടർ ടാപ്പിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു
അവര് ഫോട്ടോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ തന്നെ ഗ്രാമത്തിന്റെ ജീവൻ ധാര എന്നാണ് അങ്ങനെ എത്ര കുടുംബങ്ങളാണ്
സ്വാതന്ത്ര്യാനന്തരം ഏഴു പതിറ്റാണ്ടിനിടയിൽ നമ്മുടെ രാജ്യത്തെ നാലര കോടി ഗ്രാമീണ കുടുംബങ്ങൾക്ക് മാത്രമേ ജലബന്ധമുണ്ടായിരുന്നുള്ളൂ
എന്നാൽ കഴിഞ്ഞ 21 മാസത്തിനുള്ളിൽ മാത്രം 430 കോടി വീടുകൾക്ക് ശുദ്ധമായ ജല കണക്ഷൻ നൽകിയിട്ടുണ്ട്
ഇതിൽ 15 മാസം കൊറോണ കാലഘട്ടത്തിൽ നിന്നുള്ളതാണ്
സമാനമായ ഒരു വിശ്വാസം രാജ്യത്തെ ആയുഷ്മാൻ യോജനയിൽ നിന്നും വന്നു
സൌജന്യ ചികിത്സയിൽ നിന്ന് സുഖം പ്രാപിച്ച് ഒരു ദരിദ്രൻ വീട്ടിലെത്തുമ്പോൾ തനിക്ക് ഒരു പുതിയ ജീവിതം ലഭിച്ചുവെന്ന് അയാൾക്ക് തോന്നുന്നു
രാജ്യം തന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്
കോടിക്കണക്കിന് അമ്മമാരുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജ്യം ശക്തിയോടെ വികസനത്തിലേക്ക് നീങ്ങുന്നു
സുഹൃത്തുക്കളെ ഈ ഏഴു വർഷത്തിനുള്ളിൽ ഡിജിറ്റൽ ഇടപാടുകളിൽ ലോകത്തെ ഒരു പുതിയ ദിശ കാണിക്കാൻ ഇന്ത്യ പ്രവർത്തിച്ചിട്ടുണ്ട്
ഇന്ന് എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഡിജിറ്റൽ പെയ്മെന്റ് നടത്താൻ കഴിയും
കൊറോണ ദിവസങ്ങളിൽ ഇത് വളരെ ഉപയോഗമായിരുന്നു
ഇന്ന് ശുചിത്വത്തോടുള്ള നാട്ടുകാരുടെ ഗൌരവവും ജാഗ്രതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്
ഈ ഏഴു വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ പല പഴയ തർക്കങ്ങളും പൂർണ്ണ സമാധാനത്തോടെയും ഐക്യത്തോടെയും പരിഹരിച്ചു
വടക്കു കിഴക്കൻ മേഖല മുതൽ കശ്മീർ വരെ സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പുതിയ ആത്മവിശ്വാസം ഉണർന്നു
സുഹൃത്തുക്കളേ പതിറ്റാണ്ടുകളിൽ പോലും ചെയ്യാൻ പറ്റില്ലെന്ന് കരുതിയ ഈ ജോലികളെല്ലാം ഈ ഏഴു വർഷങ്ങളിൽ എങ്ങനെ സംഭവിച്ചു ഇതെല്ലാം സാധ്യമായി കാരണം ഈ ഏഴു വർഷങ്ങളിൽ ഞങ്ങൾ സർക്കാരിനേക്കാളും ജനങ്ങളേക്കാളും അപ്പുറത്ത് ഒരു രാജ്യമായി പ്രവർത്തിച്ചു
ഒരു ടീമായി പ്രവർത്തിച്ചു
ടീം ഇന്ത്യയായി പ്രവർത്തിച്ചു
ഓരോ പൌരനും രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ചുവട് എങ്കിലും മുന്നേറാൻ ശ്രമിച്ചു
അതെ വിജയങ്ങൾ ഉള്ളിടത്ത് പരീക്ഷണങ്ങളും ഉണ്ടാകാറുണ്ട്
ഈ ഏഴു വർഷത്തിനിടയിൽ നമ്മൾ നിരവധി ബുദ്ധിമുട്ടുള്ള പരീക്ഷകളും നേരിട്ടു
ഓരോ തവണയും വിജയിക്കുകയും ചെയ്തു
കൊറോണ പകർച്ചവ്യാധി ഇപ്പൊഴും ഇത്രയും വലിയ പരീക്ഷണമായി തുടരുന്നു
ലോകത്തെ മുഴുവൻ വിഷമിപ്പിച്ച ഒരു വ്യാധിയാണിത്
എത്ര പേർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു
വലിയ വലിയ രാജ്യങ്ങൾക്ക് പോലും ഇതിനെ അതിജീവിക്കാൻ പ്രയാസം ആയിരുന്നു
ഈ പകർച്ചവ്യാധികൾക്കിടയിലും സേവനത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതിജ്ഞയുമായി ഭാരതം മുന്നോട്ട് പോവുകയാണ്
ആദ്യ തരംഗത്തിലും ഞങ്ങൾ കടുത്ത പോരാട്ടം നടത്തി
ഇത്തവണയും വൈറസിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ വിജയിക്കുന്നു
വെറും രണ്ടു മീറ്റർ അകലം മാസ്ക്മായി ബന്ധപ്പെട്ട നിയമങ്ങൾ വാക്സിന്റെ കാര്യം
ഇതിൽ ഒന്നും അയവ് വരുത്തരുത്
ഇതാണ് നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി
അടുത്ത തവണ മൻ കി ബാത്തിൽ കണ്ടുമുട്ടുമ്പോൾ രാജ്യവാസികളുടെ പ്രചോദനാത്മകമായ നിരവധി ഉദാഹരണങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പുതിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും
ഇതുപോലുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എനിക്ക് അയയ്ക്കുന്നത് തുടരുക
നിങ്ങൾ എല്ലാവരും ആരോഗ്യം ഉള്ളവർആയിരിക്കുക
രാജ്യത്തെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക
വളരെ വളരെ നന്ദി നന്ദി